hello ഇത് അപർണ്ണയല്ലേ അതെ അപർണ്ണയാണ് ആരാണ് സംസാരിക്കുന്നത്

okay എന്താണ് അഹ് സുഖായിരിക്കുന്നോ

അതെ എനിക്ക് സുഖാണ് എവിടെയാണ് താങ്കൾ ഞാൻ ഇപ്പൊ ഡൽഹീലാന്ന്

ഞാൻ അപ്പൊ കൊറേ കാലങ്ങൾക്ക് ശേഷം ഏർ കൊറച്ചു friends നെ വിളിക്കാന്ന് വിചാരിച്ചു അപ്പോ പിന്നെ അപർണ്ണയേയും ഒന്ന് വിളിച്ചു സംസാരിക്കാം കൊറേ കാലായല്ലോ സംസാരിച്ചിട്ട് അതുകൊണ്ട് വിളിച്ചതാണ് എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ നാട്ടില് നാട്ടില് എല്ലാം സുഖമായി പോകുന്നു ഉം എല്ലാം കൊണ്ടും ഇപ്പോ christmas new year കഴിഞ്ഞേൻറെ ഒരു hangover ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു

ആ ഹാ തൃശൂർ ആണോ വീട് husband ൻറെ അതെ രണ്ട് പേരുടെ വീടും തൃശൂർ തന്നെയാണ് okay climate ഒക്കെ എങ്ങനെ കാലാവസ്ഥ എങ്ങനിണ്ട് ഇപ്പൊ നല്ല തണുപ്പല്ലേ ആര് പറഞ്ഞു ഏർ തണുപ്പൊന്നുമില്ല്യ സത്യം പറഞ്ഞ രാത്രി ഒരു ചെറിയ തണുപ്പുണ്ടെങ്കിൽ അത്രയും നല്ലത് ശൈത്യ കാലാണെന്ന് പറഞ്ഞിട്ട് കാര്യൊന്നുല്ല തണുപ്പ് വളരെ കൊറവാണ് ഡൽഹീലേക്ക് വണ്ടി പിടിച്ച് വരൂ ഇവിട അതിശൈത്യമാണ് രണ്ട് മൂന്ന് ദിവസായിട്ട് red alert പ്രഖ്യാപിച്ചിക്കാണ് ആഹാ അത്ര അധികം തണുപ്പാണോ എത്ര degree വരെ ഇണ്ട് ഇവിടെ തണുപ്പ് രണ്ട് degree വരെ വന്നു പൊറത്തെക്ക് എറങ്ങാൻ പറ്റില്ല കൊടും തണുപ്പാണ് ആഹ് അധിക നേരം പൊറത്തെറങ്ങി നിക്കരിതിന്ന് സർക്കാര് നിർദ്ദേശം വന്നിട്ടുണ്ട് ഓ വളരെ അപ്പൊ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെങ്ങനെ പോകുന്നു അപ്പൊ ജോലിയൊന്നും പൊർത്തെക്ക് എറങ്ങാൻ പറ്റില്ല പൊർത്തെക്ക് അപ്പോ ഈ വീട്ടിന്ന് ജോലികൾ അനുമതി company കളിൽന്ന് വാങ്ങി വീട്ടിലിരുന്നിട്ടാ ചെയ്യാ കാരണം പൊറത്തേക്ക് എറങ്ങിയ അത്രയും നല്ല തണുപ്പാണ് എന്തെങ്കിലും അസുഖം വരും പിന്നെ travelling എളുപ്പല്ല

അതെ ഞാൻ മൂന്ന് വർഷം മുമ്പ് വരെ ഡൽഹീലായിരുന്നു ഒരു നാല് വർഷത്തോളം ഏർ ഞാൻ അവിടെ ഇണ്ടായിരുന്നു ഏർ വർഷം ആ

ഡൽഹീല് ഞാൻ south ഡൽഹി ആയിരുന്നു okay winter season ല് ശൈത്യകാലത്ത് ഇവിടെ ഇണ്ടായിട്ടുണ്ടോ അഹ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നല്ല നാല് വർഷം അവിടെ ഉണ്ടായിരുന്നു അപ്പൊ നാല് വർഷവും winter അത്യാവശ്യം ഒണ്ടായിരുന്നു നല്ല പോലെ ആ season ഒക്കെ ഞാൻ

പിന്നെന്താ അത്യാവശ്യം ഞങ്ങൾ വരുമ്പോ ഞങ്ങളുള്ളപ്പോ ഒരു degree വരെ ഏർ celsius ആയിരുന്ന സമയം വരെ ഇണ്ടാരുന്നു

ഉം ജാനുവരി മാസം okay

ഇല്ല ആ വളരെ ദുരിത ഏർ സമയാണ് എൻറെ മോൻ കൊച്ചു കുഞ്ഞാണ് എൻറെ മോനും കൂടി ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് socks ഉം രണ്ട് മൂന്ന് shirt ഒക്കെ ഇട്ടിട്ടാണ് അവനെ ഒറക്കാനൊക്കെ ശ്രമിക്കാറ് തൊപ്പിയൊക്കെ ഇട്ടിട്ട് വളരെ ബുദ്ധിമുട്ടായിർന്നു അപ്പൊ കേരളത്തിലിപ്പോ ശൈത്യകാലം തന്നെയലെ ജനുവരി ആയിറ്റ്ലു നല്ല തണുപിൻറെ സമയാണല്ലോ ഇപ്പൊ തണുപില്ലാന്നാ പറയണത് നമ്മടവിടെ തണുപ്പുണ്ട് പക്ഷേ ഏർ അത് ഏർ ഉച്ച സമയത്തൊക്കെ നല്ല അതികഠിനമായ വെയിലാണ് അത് വളരെയധികം വെയില് വെയിലിന്ന് പറഞ്ഞ ഡൽഹീൽത്തെ ഒരു ഒരു വെയിൽനൊരു വ്യത്യാസുണ്ട് നാട്ടില് നമ്മുടെ കേരളത്തില് വെയിലിൻറെ പ്രത്യേകത അല്ല humidity യുടെ ഒരു പ്രത്യേകതയാണ് ഇവിടെ humidity കൂടുതലാണ് അതുകൊണ്ട് തന്നെ വെയർക്കലും ആക അസ്വസ്ഥകളും രോഗങ്ങളു ആയി ബന്ധപ്പെട്ട അവസ്ഥയാണ് ഓഹോ സംഭവം ഞാന് കേരളത്തിലാണ് ജനിച്ചതെങ്കിലും കൊർച്ച് കൊറേ കാലായിട്ടിപ്പോ ഉത്തരേന്ത്യയിലാണല്ലോ അതുകൊണ്ട് കേരളത്തെ അങ്ങനെ ഞാൻ വല്ലാ ഞാന് അധിക കാലം കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് മഴ സമയത്താണ്

ആ ഞങ്ങള് ഏർ christmas vacation വാഗമൺലായിരുന്നു പോയിരുന്നത് hill station ആയിരുന്നു ഏർ

അവിടെ climate നല്ലതായിരുന്നു ഏർ അത്യാവശ്യം തണുപ്പു ഉണ്ടായിരുന്നു പക്ഷെ മഴയും കൂടെ കിട്ടിയാർന്നു അപ്പൊ അതിന്റൊരു ഏർ തണുപ്പൊരു മൂർദ്ധന്യാവസ്ഥയില് കിട്ടി എന്നാലും വളരെ അധികം തണുപ്പ് എന്നൊന്നും പറയില്ല പണ്ട് വാഗമൺ മൂന്നാർ പോവുന്ന തണുപ്പൊന്നും വല്ലാതെ feel എയ്തിട്ടില്ല sweater ഒന്നും ഇടണ്ടി വന്നില്ല okay ഞാനേ ഈ ശൈത്യകാല സമയത്ത് കേരളത്തിൽ ഇതുപോലെ ഏതെങ്കിലും നല്ലൊരു hill station ല് വരണംന്ന് plan ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ജോലി സംബന്ധമായ തിരക്കുകൾ കാരണം വരാൻ പറ്റിയില്ല അപ്പൊ ഇനിയിപ്പോ ഞാൻ പോവുആണെങ്കി ഏർ ആഹ് നല്ല സ്ഥലാണോ വാഗമൺ ഈ ശൈത്യകാലത്ത് visit എയ്യാൻ പറ്റിയ ആണോ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടോ നല്ല സുന്ദ മൂന്നാറും കൊള്ളാന്ന് തോന്നുന്നു അല്ലേ അതെ അതെ hill stations ഒക്കെ ഏർ നല്ലെ ഒരു ഏർ നല്ലൊരു ഏർ choice ആണ് നമുക്കെടുക്കാൻ പോവാൻ പറ്റിയ നല്ല കുറച്ചു സ്ഥലങ്ങളാണ് വാഗമൺ കുറ്റിക്കാനം അതെ മൂന്നാറ് ഒക്കെ

ഏർ tourist location ഉണ്ടോ നമ്മുടെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളൊന്നും ഇണ്ടാവില്ല ഇണ്ടാവാത്ത രീതിയിൽ നമുക്ക് visit യ്യാവുന്ന ഏതെങ്കിലും സ്ഥലങ്ങളൊന്ന് suggest എയ്യാൻ കഴിയുമോ

കുറേ കാര്യങ്ങളൊക്കെ വരുന്നതും അവരുടെ ഒരുവിധം കല്യാണങ്ങളും അവരുടെ മക്കൾടെയൊക്കെ കല്യാണങ്ങളൊക്കെ വയ്ക്കുന്നത് ശൈത്യകാലത്താണ് കാരണം രാത്രിയാണ് അവർക്ക് കല്യാണം വരുന്നേ അപ്പൊ ഏർ ഈ tourism start എയ്ന്നതും ഡ ഏർ ആ ഒരു സമയവും ഡൽഹീല് best സമയം ഈ winter ആണ് അതായത് അഹ് ആഹ് വളരെ അധികം മൂർദ്ധന്യാവസ്ഥയിൽ നിക്കുന്ന സമയല്ല അല്ലാതെ ഈ നവംബർ ഡിസംബർ അത് കഴിഞ്ഞ് മ ഫിബ്രവരി മാർച്ച് ആ ഏപ്രിൽ സമയങ്ങളൊക്കെ അപ്പൊ ആ സമയ ആ കാലാവസ്ഥ പരിഗണിക്കുമ്പൊ നിങ്ങൾ ഏതാ പ്രവ് നിങ്ങക്ക് ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ട്ടം കേരളമാണോ മികച്ചത് ഡൽഹി ആണോ നിങ്ങക്ക് ഏറ്റവും ഏർ അതില് പ്രത്യേകിച്ച് തീരുമാനിക്കാനൊന്നില്ല കേരളം തന്നെയാണ് മികച്ചത് കാരണം ആ ഡെൽഹീൽ ആറ് മാസം തണുപ്പാണെങ്കിൽ അതികഠിനമായ തണുപ്പാണെങ്കിൽ ആറ് മാസം ഡൽഹീല് ഏർ ചൂടാണ് അങ്ങനൊരു ആറ് മാസത്തെ കണക്കാണ് അവിടെ അന്നല്ലെങ്കിൽ അതികഠിനമായ അവസ്ഥ അല്ല പക്ഷെ കേരളത്തിൽ അങ്ങനല്ല കേരളത്തിൽ എല്ലാം കൂടൊരു ഏർ മിശ്രിതമായിട്ടുള്ളൊരു അവസ്ഥയാണ് നമുക്ക് സുഖമായിട്ട് പോവ നമ്മടെ ഒരു നമ്മൾടെ ഒരു well being ആയിട്ട് നല്ല സുഖായിട്ട് പോവാൻ പറ്റിയൊരു കാലാവസ്ഥയാണ്

ആയിരിക്കണം എല്ലാം കൊണ്ടും ഞാനേ ചൂട് കാലത്ത് ഡൽഹീല് ഇണ്ടായിട്ടില്ല ഞാന് ബംഗാളിലല്ലായിരുന്നോ കൊറേ കാലം അപ്പോ ചൂട് കാലം എന്താന്ന് ഡൽഹി അറീല ചൂട് കാലത്ത് എങ്ങനെയായിരിക്കും ഇവിടത്തെ അവസ്ഥ എന്ന് എങ്ങനെയാണ് നിങ്ങൾ അതിനെയൊക്കെ നേരിട്ടിരുന്നത് ചൂട് ചൂടെന്നൊരവസ്ഥയെ നിങ്ങളിപ്പോൾ എത്രാമത്തെ നിലയിലാണ് താമസിക്കുന്നത് ഇപ്പൊ താമസിക്കുന്ന സ്ഥലം

അതെ അപ്പോൾ ചൂടിൻറെ അവസ്ഥ വളരെയധികം ഉം ഹും മോശമായ രീതിയിൽ നിങ്ങളെ ബാധിക്കാം കാരണം ഏർ മുകൾലേക്ക് മുകൾലേക്ക് നിലകൾ ഏർ പോകുംതോറും ചൂടിൻറെ ആ ഒരു അവസ്ഥ വളരെ അധികാണ് ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഏർ AC പോലയുള്ള എന്തെങ്കിലും ഉം ഇത് വെക്കേണ്ടി വരും അല്ലെങ്കിൽ cooler പോലെയുള്ള room ശീതീരി ശീതീകരിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉപകരണങ്ങൾ വാങ്ങിച്ചു വെക്കേണ്ടി വരും മാത്രല്ല ഈ സമയത്ത് വളരെയധികം ഡൽഹി highly polluted ആയിട്ടുള്ളൊരു ഏർ ഒരു സംസ്ഥാ ആഹ് അ അതി കഠിനമായ അവസ്ഥയിലൂടെ കടന്ന് പോവുന്നൊരു ഏർ സംസ്ഥാനാണ് ഡൽഹി അപ്പോ തീർച്ചയായും അഹ് ഒരു അങ്ങൻത്തെ ഏർ തണുപ്പും ഈ ഈ അന്തരീക്ഷ മലിനീകരണവും കൂടി ആവുമ്പൊ വളരെ അധികം ബുദ്ധിമുട്ടാണ് അപ്പൊ ഏർ ഗ്ര ഏർ താഴെയുള്ള നെലകളാണെങ്കിൽ ചൂടിന് അത്രധികം കുറച്ചും കൂട നമുക്ക് പറ്റ് കൊറയ്ക്കാം പക്ഷെ മുകൾലേക്ക് പോകുംതോറും അമ്പത്നാല് അമ്പത്തഞ്ചു degree ഒക്കെ വല്ലാണ്ട് ഏർ ചൂട് പോവു അവിടേക്ക് ഏർ ഇപ്പൊ താമസിക്കുന്ന സ്ഥലം മാറി പുതിയതൊരു സ്ഥലത്തെക്ക് മാറാനുള്ളൊരു plan ലാണ് എന്തായാലും height നല്ലൊരു നിർദ്ദേശമാണ് അപ്പൊ ഞാൻ ഏറ്റും താഴത്തെ നെല തെരഞ്ഞെടുക്കാ അതെ അതെ അതെ തീർച്ചയായും